ആ സുഖമാണ്. എവിടെയാണ് ഇപ്പൊ നീ

ആ ഓക്കേ. ഞാൻ വീട്ടിലാണ്. ഇന്നലെ എത്തിയതേയുള്ളൂ.

പിന്നെ രാവിലെ ഫുഡ് ആഹാരം ഒക്കെ കഴിച്ചോ ആ കഴിച്ചു. ഇന്ന് രാവിലെ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഇന്ന് ബിരിയാണിയായിരുന്നു കഴിച്ചത്.

ബിരിയാണിയെല്ലാം സൂപ്പറാ കൊള്ളായിരുന്നു. നല്ല ബിരിയാണിയായിരുന്നു. ചിക്കൻ ബിരിയാണിയായിരുന്നു.പിന്നെ ചില്ലിചിക്കനും. ഇനി ഒന്നും വേണ്ട. ഇവിടെ അല്ലെങ്കിലും ഒരുനേരം വെച്ചാൽ മൂന്നുനേരം കഴിക്കും പോലെയാണ്.

ആണല്ലേ എല്ലാരും ഭക്ഷണൊക്കെ കഴിച്ചോ അങ്ങനെ. ആ എല്ലാരും കഴിച്ചു. ഇവിടിപ്പോ അമ്മ ജോലിക്കു പോയി. അച്ഛനും പോയി. ഞാനും ഏട്ടനും മാത്രമേ ഉള്ളു. ഏട്ടന്റെ വൈഫും. അങ്ങനെയാണ്. ഏഹ്.ആം. എയ് അല്ലല്ലല്ലല്ല ഇന്ന് ശനിയാഴ്ച ആയതോണ്ട് വീക്കെൻഡ് അല്ലേ. അങ്ങനെ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരം ഒക്കെ എന്താണ്

അഹ് മുട്ട അല്ലെങ്കിൽ വല്ല തോരനോ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടാകും. പച്ചക്കറികളായിരിക്കും. കൂടുതലും അതൊക്കെത്തന്നെ ആയിരിക്കും. പിന്നെ മീനൊക്കെ വാങ്ങും ഇടയ്ക്ക്.

ഈ ശനിയും ഞായറുമൊക്കെ എപ്പഴും ഇതായിരിക്കും, മീനൊക്കെയായിരിക്കും. കൂടുതലും

സസ്യഹാരികൾ ആണോ അതോ മാംസാഹാരികൾ ആണോ മാംസാഹാരികളാണ്. സസ്യം കുറവാണ്. പിന്നെയും ഈ ആ ഞാനാ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് അത് കൂടുതലും ഉപയോഗിക്കും.

ആഹാരത്തില്. ആ ശ്രമിക്കാറുണ്ട്. കൂടുതലും അതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. എല്ലാപ്പഴും പറ്റാറില്ല. കൂടുതലും ഈ മീന്

കൊറേ നമ്മള് ശ്രദ്ധിക്കാറുണ്ട് ഭക്ഷണത്തില്. അതേ അതേ ഇലക്കറികളൊക്കെ. അതെ അവന് കൊടുത്ത് ശീലിക്കണംന്ന് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കാറോക്കെയുണ്ട് എല്ലാം.

അവനും പഠിക്കണമല്ലോ ഇല്ലെങ്കിൽ അവൻ ഇതുമാത്രം ആയിപോവുമെന്ന് വെച്ചിട്ട് അതെ അവനിനി കൊടുത്തായ്ക്കാനൊക്കെ വേണ്ടീട്ട്. ആഹ് ഇപ്പോഴേ അവനതൊന്നും ഇഷ്ട്ടീല. അതെ അതെ അത് വളരെ ശെരിയാണ് ചെറുപ്പത്തിലേ കൊടുക്കുകയാണെങ്കിൽ അവർ അതൊക്കെ ഇഷ്ടപെടും എന്നാലും നമ്മളത് ശ്രദ്ധിച്ച് ഇപ്പൊഴേ കൊണ്ടുപോയാലല്ലേ ശെരിയാവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നങ്ങോട്ട് അവൻ ഒന്നും കഴിക്കാതെ ആവില്ലേ. അപ്പൊ നമ്മള് ചെറുതായിട്ടൊക്കെ. പിന്നെ പയറ് വർഗങ്ങള്

അങ്ങനെ എല്ലാം കൊടുത്ത്‌ ശീലിപ്പിക്കുന്നുണ്ട്. അവന് ഇഷ്ടമല്ലെങ്കിലും അവൻ സ്കൂളിക്ക് അതൊക്കെ കൊണ്ടുപോകാറുണ്ട്.

ചെറുപ്പത്തിലേ കുട്ടിനെ ഇതൊക്കെ കൊടുത്ത ശീലിപ്പിക്കണം നല്ല ആഹാരം ആണ് കൊടുക്കണ്ടത്

അതിനേക്കാളും കൂടുതലും വേറെ മുട്ട പാല് പിന്നെ അതുകഴിഞ്ഞ് പച്ചക്കറികളും ഇലക്കറികളും എല്ലാം കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട്.

അതുകൊണ്ട് തന്നെ വീട്ടിൽ ആർക്കും വലിയ ആരോഗ്യ പ്രേശ്നങ്ങൾ ഒന്നും ഇണ്ടാവില്ലല അല്ലേ

കുറവാണ്, വേറെ മ്മ് അങ്ങനെ

നിയന്ത്രണങ്ങള് ഒക്കെ ഉള്പെടുത്താറുണ്ടോ നിങ്ങള്

ഇതുപോലെ അസുഖങ്ങൾ ഒക്കെ വരുന്നോണ്ട് ആ അതുകൊണ്ടുതന്നെ നമ്മള് പരമാവധി കുറക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അതായത് ഇതുപോലത്തെ ഒരുപാട്

അവൻ പുറത്ത്നിന്ന് ഫുഡ് ഒക്കെ കുറക്കാറുണ്ട്

ആഹ് ഇല്ല നമ്മള് കുറക്കാറുണ്ട് പരമാവധി ശ്രമിക്കാറുണ്ട് അങ്ങനെ

വീട്ടിൽനിന്നു ആഹാരം കഴുകുന്ന ആണോ അതോ പുറത്തുനിന്നു ആഹാരം കഴിക്കുന്ന ആണോ നമ്മളിങ്ങനെ സുഹൃത്തുക്കളോടൊപ്പമൊക്കെ പോകുമ്പോ മിക്കവാറും പുറത്തുനിന്നൊക്കെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുക.

പിന്നേ പുറത്തിങ്ങനെ കറങ്ങാനൊക്കെ പോകുമ്പോ കൂടുതലും പുറത്തുനിന്നായിരിക്കും ഫുഡ്. ഇഷ്ടമൊക്കെ പുറത്തുനിന്ന് കഴിക്കാനാണെങ്കിലും നമ്മളത് കുറക്കാറുണ്ട് പരമാവതി. വീട്ടില് വെക്കുമ്പോ വീട്ടിൽ കഴിക്കാൻ നോക്കും

അല്ലാതെ ഈ പുറത്ത്പോകുമ്പുള്ള പ്രശ്‌നമാണ് ഈ പുറത്ത്ന്ന് കഴിക്കല്. നമ്മൾ അല്ലെങ്കിൽ ഈ പുറത്ത്ന്ന് കഴിക്കൽ കുറവായിരിക്കും.

ശ്രമിക്കണല്ലോ അല്ലെങ്കിൽ ഫുൾ എപ്പഴും പുറത്തുന്നായിരിക്കും.

അപ്പോൾ വീട്ടില് അതുകൊണ്ട് തന്നെ

ആഹ് അമ്മക്കും അച്ഛനും ഒക്കെ അസുഗം ഒക്കെ വരുന്നോണ്ട്

അതെയതെ അമ്മ അത് പിന്നെയും കുറയ്ക്കും. കൂടുതലും ഈ ഭക്ഷണത്തില് ഏഹ് മധുരം അധികം ഏഹ് ഉപയോഗിക്കില്ല കാരണം അമ്മേടെ അമ്മയ്ക്ക് ഇത് ഉള്ളതുകൊണ്ട് ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് പാരമ്പര്യം ആണല്ലോ, അത് വന്നാലോന്ന് പേടിച്ചിട്ടൊക്കെ

എഹ് ആ ശീലമൊക്കെ കുറക്കാറുണ്ട്. പിന്നേ നമ്മളിങ്ങനെ നടക്കാനും ജിമ്മിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്.

വ്യായാമമൊക്കെ നല്ലതാണെന്ന് വെച്ചിട്ട്

ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ പോകാൻ പറ്റില്ല. ഞാൻ ഇനി അമ്മയുടെ കൂടെ പോണംന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇത്രേം കാലത്തേക്ക് പഠിത്തത്തിന്റെ ശ്രദ്ധയായതുകൊണ്ടേ ഞാൻ ഇവിടെ ഉണ്ടാവില്ല കൂടുതലും

ഹോസ്റ്റലിലായിരിക്കും. അപ്പൊ എനിക്ക് അമ്മയുടെ കൂടെ പോകാൻപറ്റാറില്ല. ഏഹ് പിന്നെ അപ്പൊ ഇവിടെ അമ്മ മാത്രം. അമ്മ രാവിലെ എണീറ്റിട്ട്

പോകും. ഒര് ഒരു മണിക്കൂർ പോയി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ അടുക്കളയിൽ കേറി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇനിയങ്ങോട്ട് ഞാനും ശീലിക്കണംന്ന് വിചാരിക്കുന്നു. എന്തായാലും നേരത്തേ എണീറ്റിട്ടു പൊയ്‌കഴിഞ്ഞ വന്ന് പിന്നെ എനിക്ക് ഓഫീസിലൊക്കെ പോകാലോ

പിന്നിവിടെ വേറാരും അങ്ങനെ തടിയൊന്നും ഇല്ല. ഏട്ടന്റെ വൈഫ് ഭയങ്കര മെലിഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി പോയാ ക്ഷീണം കൂടും.

കാണുമ്പോ. അതുകൊണ്ടുപിന്നെ വേറാർക്കും പോകാനില്ല. അമ്മമാത്രേയുള്ളു. ഇനി നെ ശ്രെദ്ധിക്കാനില്ലേ ഇത്രേം കാലം പഠനവുമായി

ഏഹ്ഹ് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇനി ഇപ്പൊ വീട്ടിൽ തന്നെ ആവും പറ്റീല പറ്റീല. ഇനിയങ്ങോട്ട് ശ്രദ്ധിക്കണം. എനിക്കും ഇനി ഈ ഭക്ഷണത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ച് എന്തൊക്കെ കഴിക്കണം കഴിക്കാൻ പാടില്ലാന്നൊക്കെ ഒന്നുകൂടെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു.

കാരണം ഇനി അങ്ങോട്ട് വെറുതെ വിട്ടാൽ ശെരിയാവില്ലാന്നൊരു തോന്നൽ

എഹ് ക്രമീകരിക്കണം. രാവിലെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് .

വീട്ടിൽ ഈ ബന്ധുക്കൾ അങ്ങനെ ആര്കെങ്കില്ജകും ഉണ്ടോ ഈ തടി കൂടുതൽ ഉള്ള

തടി കൂടുതല് പാരമ്പര്യം ആഹ് , പാരമ്പര്യം ആണെന്നും പറയാം പിന്നെ നമ്മുടെ ഭക്ഷണരീതി ശെരിയല്ലാത്തതുകൊണ്ടും ആണ്.

തടിച്ച ശരീരപ്രകൃതി ആണ് പൊതുവേ. ഒരു അങ്ങനെ മെലിഞ്ഞിട്ടുള്ളവരൊന്നും അല്ല

ങ്ഹ് പക്ഷെ നമ്മുടെ ഭക്ഷണ രീതിയും ശെരിയല്ല. ഞാനിപ്പോ ഉറങ്ങി എണീറ്റാൽ ഉച്ചത്തേയും രാവിലത്തേയും ഒക്കെ ഒന്നിച്ചു കഴിക്കുന്നു.

അത് നല്ലതാണെന്ന് തോന്നുണ്ടോ അങ്ങനൊരു മിശ്രിതം കഴിക്കുന്നത് ഇല്ല നല്ലതല്ല. പക്ഷെ ഉറങ്ങി എണീക്കുമ്പൊ വൈകിപോകുന്നു.പിന്നെ അതങ്ങനെ രീതിയിലാകുന്നു. പിന്നെ അതുകഴിഞ്ഞിട്ട് വൈകുന്നേരം തോന്നിയപോലെ കഴിക്കുന്നു

അപ്പൊ അതൊന്നും ഒരു ശെരിയായ രീതിയല്ല. നമ്മൾ കൃത്യമായ സമയത്ത് ഇഹ് കുറച്ചു ഭക്ഷണം. ഒരളവ് നമ്മള് എപ്പഴും വെച്ചിട്ട് വേണം കഴിക്കാൻ. ഇത് ഒരുനേരം വിശക്കുമ്പൊ എല്ലാം എടുത്ത് കഴിക്കിയാണല്ലോ. അതുകൊണ്ടൊക്കെയാണ്. അപ്പൊ ഈ ഭക്ഷണരീതി ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.

രാവിലെ എണീക്കുമ്പോ തന്നെ നമ്മൾ പ്രഭാതഭക്ഷണം അതിരാവിലെ കഴിക്കുകയാണെങ്കിൽ അതാത് ദിവസം ഫുള്ളും

രാവിലത്തെ ഭക്ഷണം എന്തായാലും കഴിക്കണം. എന്നാ അതൊക്കെ അറിയാം. അറിഞ്ഞിട്ടുമാണ് ഇങ്ങനെ മാറ്റുന്നത്.

ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. ഇപ്പോഴാണ് അത്, ഇത്രയുംനാള് പഠനത്തിന്റെ തിരക്കിൽ വിട്ടുപോയതാ.

ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം.

ആരോഗ്യത്തിന് യോജിച്ച ഭക്ഷണം ഏതൊക്കെയാണ് എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞ തരാവോ

ഞാനിപ്പോ നോക്കിയതിൽ നമ്മള് കൂടുതലും ഈ എണ്ണപലഹാരങ്ങളൊക്കെ ഒഴിവാക്കണം.

പിന്നെ ചോറ് ഏഹ് നമ്മടെ കേരളത്തിന്റെ ഒരു ഭക്ഷണമാണ് ചോറ് എങ്കിലും അത് കുറച്ച് കുറക്കണം. ഇനി ഉച്ചക്ക് കഴിച്ചാൽത്തന്നെ രാത്രി അത് കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം.

രാത്രി അത് കഴിച്ചിട്ട് നമ്മള് കിടാകുമ്പോഴാണ് നമ്മടെ കുറച്ചുംകൂടി നമുക്കത് ഇങ്ങനെ താടിക്കാനൊക്കെ ഇതാക്കുന്നത്. രാ ഈ വയറു ചാടുന്നത് ഒക്കെ അതുകൊണ്ടാണോ അതുകൊണ്ടാണ്. ഈ രാത്രി കഴിച്ചിട്ട് നമുക്കധികം വർക്ക് ഇല്ലല്ലോ. നമ്മള് പിന്നെ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല. വെറുതെ ഇരിക്കുന്നു ഉറങ്ങുന്നു. അപ്പൊ അത് നമ്മള് കൂടുതലും നമുക്ക് താടിക്കാനുള്ള കാരണമാവുന്നുണ്ട്. അത് ഉച്ചക്ക് കഴിക്കാം. ഉച്ചക്ക് ഒര് ഒരളവ് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഉച്ചക്ക് അത് കഴിച്ചിട്ട് രാത്രി ഏഹ് കുറച്ച് ഫുഡ് എന്തെങ്കിൽം ചപ്പാത്തിയോ ഒന്നോ രണ്ടോ അങ്ങനെ, അത് ഭയങ്കര കുറവ് ഫുഡ് രാത്രി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും മ്മ് മെലിയാൻ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പൊ നോക്കിയതിൽ അതൊക്കെയാണ് കാരണങ്ങള്. രാത്രി ചോറ് കഴിക്കുക, പിന്നെ രാവിലെ ഒരു നല്ല ഏഹ് കുറച്ച് കൂടുതൽ ആണെങ്കിലും കുഴപ്പമില്ല. കാരണം രാവിലെ രാത്രിവരേയും നമ്മള് വർക്ക് ചെയ്യുവല്ലേ

അപ്പൊ പിന്നെ അത് രാവിലത്തെ ഫുഡ് നമ്മള് ഏഹ് വലുതായിട്ടങ്ങനെ ബാധിക്കുന്നില്ല.

ആഹ്ഹ പഴവര്ഗങ്ങള് വരുമ്പോ എത്താണ് ഇടയ്ക്കുള്ള കടികളൊക്കെ ഒഴിവാക്കുന്നത് വളരേ നല്ലതാണ്.

പഴവര്ഗങ്ങള് ഏതായിരിക്കും നല്ലത് ഇപ്പോ കാരറ്റിൽ ഒക്കെ ഒരുപാട് കഴിക്കാൻ പറ്റില്ലാലോ അതെയതെ അതെ. അതൊന്നും കഴിക്കാൻ പറ്റില്ല. അതിലും ഏഹ് ഈ ബെറീസാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. ബ്ലാക്ക്ബെറി ബ്ല ബെറി അതുപോലെ മധുരം കുറവായിട്ടുള്ള

ഏഹ് ഇതില്ലേ ഫ്രൂട്ട്സ്. അതൊക്കെയാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നെ

ആഹ് പഴം ആ ഒരു പരിധിവരെ പറ്റും. അതും കൂടുതൽ ആവരുത്. കൂടുതൽ കഴിക്കാൻ പറ്റുന്നത് വേറെയൊക്കെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അതിന്റെ ഏഹ് നോക്കികൊണ്ടിരിക്കുന്നതാണ്.

അതേലെ അപ്പോ രാത്രി ശെരിക്കും അത് കൂടുതൽ മനസിലാക്കിയിട്ട് വേണം പിന്നത് തുടങ്ങാൻ

അതെയതെയതേ മ്മ് പോ മ്മ് ഇനി ഇപ്പൊ പാഠനൊക്കെ പൂർത്തിയായ നിലക്ക് അതൊക്കെ ശ്രദ്ധിക്കാലോ ആഹാരോം

അതെയതെ ഇനി ഒരു പടിയും കൂടെയേ ഉള്ളു. അതുംകൂടി കഴിഞ്ഞാൽ നമ്മള് അത് പൂർത്തിയാവും. അപ്പൊ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒന്നുകൂടി ഇതിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടും. പിന്നെ ജോലിക്ക് പോകുമ്പോ ഇത് അത്ര നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. നമുക്ക് എന്തും ചെയ്യാം പിന്നെയും.

നമ്മൾ പഠിക്കുന്ന സമയത് അത് ഒട്ടും ഇല്ലാലോ

പഠിക്കുന്ന സമയം നമുക്ക് ഒന്നും ചെയ്യാനില്ല.പിന്നെ പഠിക്കുന്ന സമയം എന്റെ ഹോസ്റ്റലും കോളേജുംന്ന് വെച്ചാൽ വളരെ അടുത്താണ്. അപ്പൊ അധികം നടക്കാനുമില്ല.

അപ്പോ ആഹ് അതെ അതെ വ്യായാമം തീരെ ഇല്ല പഠിക്കുന്ന സമയത്ത്. ഇനി അങ്ങോട്ട് മ്മ്‌ടെ തലച്ചോറിന് മാത്രേ ഉള്ള് വ്യായാമം അല്ലെ അതെയതെയാതെ അതിൽ കൂടുതൽ കഴിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണീ പ്രശ്നം . അപ്പൊ പഠിക്കാൻ വന്ന സമയത് കൂടുതലും പുറത്തു നിന്നല്ലേ കഴിക്കുന്നത്

അപ്പൊ ഈ ആരോഗ്യ പ്രേശ്നങ്ങൾ ഒക്കെ വന്നിട്ടു ഉണ്ടോ ? അതെ ഹോസ്റ്റലിൽ ഇരിക്കുമ്പൊഴൊക്കെ പുറത്തുന്നാണ് കഴിക്കാൻ ഏഹ് അഹ് ആ സമയത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആഹാരം മൂലം പുറത്തൂന്ന് കഴിക്കുന്നത് മൂലം ഇപ്പൊ തനിക്കോ അല്ലെങ്കിൽ തന്റെ കൂട്ടുക്കാർക്കോ ആരെങ്കിലും ആഹ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നമ്മള് പുറത്തുന്ന് ഇങ്ങനെ നമ്മള് കഴിക്കുന്ന സമയവും തെറ്റാണ്. ഞങ്ങള് കറക്റ്റായിട്ടോ ഒന്നും നേരത്തിനു കഴിക്കാറില്ല. ഇപ്പൊ രാവിലെ ബ്രേക്‌ഫാസ്റ് ന്ന് അത് ഞങ്ങടെ ഹോസ്റ്റലിൽ ഫുഡ് ഇല്ലാത്തത് കൊണ്ടുതന്നെ നമുക്ക് നേരെ കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റാറില്ല.

അപ്പൊ നമ്മള് ഉറങ്ങി എണീറ്റിട്ട് ഏതെങ്കിലും സമയമൊക്കെ ആയിരിക്കും ഈ ഫുഡ് ഓർഡർ ചെയ്‌ത്‌ കഴിക്കുന്നത്. അപ്പൊ ഈ ഗ്യാസ് ട്രബിൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടുതന്നെ എന്റെ റൂംമേറ്റിന് ഛർദി അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുമ്പൊ. ഈ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മള് ഈ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. അപ്പൊ ഛർദി തലവേദന അതുകൊണ്ടുതന്നെ രാത്രി ഒന്നരക്കൊക്കെ ഏഹ് അവളെക്കൊണ്ട് ആശുപത്രിയിലൊക്കെ പോവണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഭക്ഷണത്തി അവിടന്ന് ഹോസ്റ്റലിൽ ഇരിക്കുമ്പൊ പുറത്തുന്ന് കഴിക്കുന്നതുകൊണ്ടൊക്കെയാണ്. ശെരിക്കും പറഞ്ഞ ഗുരുതരമായിട്ടുള്ള പ്രെശ്നം തന്നെ ആണല്ലേ ഇത്

അതെയതെ. വലിയ പ്രശ്‌നമൊക്കെയാണ് നമ്മള് നോക്കിയൊക്കെയേ കഴിക്കാൻപാടുള്ളു. എല്ലാ ഹോട്ടലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല. പഴകിയ ആഹാര സാധനങ്ങൾ ഒക്കെ ആയിരിക്കുമല്ലേ അവർ പാകം ചെയ്ത നമുക്ക് തരുന്നത് അതെയതെയതെ എല്ലാ ഏഹ് എല്ലാ ഹോട്ടൽസിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം എല്ലാവടേയും കച്ചവടങ്ങള് ഉണ്ടാവണംന്ന് ഇല്ല.

അപ്പൊ നമ്മള് കച്ചവടം കൂടുതൽ ഉള്ളവിടെ പോയി നല്ല ഫുഡാണെന്ന് ഉറപ്പുവരുത്തിയിട്ടു കഴിക്കിയ. ഭംഗി കണ്ടിട്ട് ഹോട്ടലിൽ കേറി ഫുഡ് കഴിക്കാൻ ഇരുന്നാ നമുക്ക് ഇങ്ങനത്തെ പല പണികളും കിട്ടാൻ

എന്നാണ് എനിക്ക് തോന്നുന്നത്. മ്മ് പരമാവതി പുറത്തുന്ന് ഫുഡ് കഴിക്കാതിരിക്ക്യ. വീട്ടില് അതുപോലത്തെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ നോക്ക്യ.

ഈങ്‌ അതൊക്കെയാണ് നമുക്ക് മാറ്റാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലത്തെ ഫുഡൊക്കെ ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. എല്ലാവടന്നും നമുക്കതിന്റെ ചേരുവകളൊക്കെ അറിഞ്ഞിട്ട് അതുപോലെ ഉണ്ടാക്കി വീട്ടിന്നു തന്നെ കഴിക്കുക.

പ്രധാന സമയമാണ് കഴിക്കുന്ന സമയം. ആ കഴിക്കുന്ന സമയത്തിന്റെ അതേപോലെ അളവും

ഒരു വയറ്‌ നിറച്ച് കഴിക്കാനൊന്നും പാടില്ല. ഒരു വയറ് നിറഞ്ഞു നിറഞ്ഞില്ല അങ്ങനൊരു രീതീലെന്നെ കഴിച്ച്പോണം. ഇനിയിപ്പോ മൂന്ന് നേരമല്ല ഒരു ആറ് നേരം കുറച്ചുകുറച്ചായിട്ട് കഴിക്കിയാണെങ്കിലും വളരേ നല്ലതാണ് നമ്മൾടെ ശരീരത്തിന്. സമയം കുറവാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറക്ക ആഹ് അളവ് കുറക്കുക. സമയം കൂട്ടുക. ഈ മൂന്നുനേരം മാത്രം കഴിക്കണംന്ന് വിചാരിച്ചിട്ട് കഴിക്കണ്ട. രാവിലെ ഒരു രണ്ടുനേരമാക്കിയിട്ട് മൊത്തം ഒരു ആറുനേരമായിട്ട് കഴിച്ചാലും നല്ലതാണ്. കുറച്ചുകുറച്ചായിട്ട് കഴിക്കണം.

മൂന്ന് നേരത്തിന്റേയും ആറ് നേരത്ത്‌ കഴിക്കാനല്ല. മീൻസ് അളവ് കുറച്ചിട്ട് വേണമെങ്കിൽ ആറ് നേരമാക്കുക. കുറച്ചുകുറച്ചായിട്ട് കഴിക്കുക . ഒരിക്കൽ കഴിക്കുമ്പൊ തന്നെ വയറ് നിറക്കാതിരിക്കുക.

അപ്പൊ എന്തൊക്കെയാണ് എനിക്ക് താരം ഉള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ

നിന്റെ ഭാഗത്തിന്ന് ഉള്ള അതായത് ഇപ്പം നീ ചെയ്തിട്ടുള്ള നിന്റെ ജീവബിത്തിൽ ആഹാരം ചെയ്തിട്ടുള്ള നിന്റെ ജീവിതത്തിലു ആഹാരം അതായത് ഇപ്പം ആരോഗ്യം ശ്രദ്ധിക്കാൻ വെണ്ടിട്ട് ആഹാരത്തിൽ വരുത്തിയിട്ടുള്ള എഹ്ഹ ഞാൻ ചെയ്തതില് ഒന്ന് നന്നായിട്ടുള്ളത്‍ന്ന് വെച്ചാൽ ഒരു ഇന്റെർമിറ്റെൻഡ് ഡൈറ്റിങ് ആണ്. അതായത് പതിനാറ് മണിക്കൂറ് ഏഹ് നമ്മള് വ്രതം ഇരിക്കുന്നതുപോലെ.

അതായത് വൈന്നേരം ഒരു ആറുമണിക്ക് കഴിക്കല് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് കഴിക്കുന്നത് പിറ്റേദിവസം രാവിലെ ഒരു ഒൻപതോ പത്തോ മണിക്ക്. അപ്പൊ ഈ നമ്മള് പണിയെടുക്കാത്ത സമയം ഫുഡ് കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നില്ല.

അപ്പൊ അങ്ങനെ നമ്മൾ പണിയെടുക്കാത്ത സമയം ഒന്നും കഴിക്കാതിരിക്കുമ്പോ നമുക്ക് ശരീരത്തിനു വേറെ

ക്ഷീണം ഒന്നും തോന്നൂമില്ല. നമ്മൾ രാവിലെതൊട്ട് വൈകുന്നേരം വരെ ആണല്ലോ പണിചെയ്യുക. അപ്പൊ അതുവരെ നമ്മള് കഴിക്കാം. അതിനുശേഷം നമ്മള് ഏഹ് ഫുഡ് കുറക്കുക. ഭക്ഷണം കുറിച്ചിട്ട് പിന്നെ പിറ്റേദിവസം രാവിലെ കുറക്കണം. അതെനിക്ക് വളരെ ഉപയോഗമായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ശരീരത്തിനും വളരേ നല്ലതാണ്. ആ സമയമൊക്കെ കുറേ വെള്ളം കുടിക്കുക. പിന്നെ വെള്ളിരിക്ക കഴിക്ക്യാ.

അത് മ്മ് ശെരിക്കും വളരെ ഏഹ്